ഞങ്ങള് family bus ലായാണ് പോയത് okay okay അപ്പൊ പിന്നെ bus ല് പോയപ്പോ നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങള് ഒരു ആറ് പേരുണ്ടാർന്നു ആ okay okay അപ്പോ ഏടക്കേലും പോയിരുന്നോ ഞാനിപ്പോ അടുത്ത് പോയത് മൈസൂര്ക്കാണ് last ആയിട്ട് പോയിട്ടുള്ളത് ആ അയിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെരുവോ അയിന്റെ അനുഭവംന്ന് പറഞ്ഞ് കൈനാൽ ഞാനിപ്പോ office ൽ നിന്ന് നമ്മളെ കൂട്ട്കാരുടെ കൂടെയാണ് ഏർ അവസാനമായിട്ട് യാത്ര long ആയിട്ട് പോയിട്ടുള്ളത് അടുത്തങ്ങനെ വേറെ പോണ്ട് അതല്ല long ആയിട്ട് പോയിട്ടുള്ളത് അതാണ്

പിന്നെയത് പറയാനുള്ളത് ന്ത്ന്ന് വെച്ച് കൈനാൽ അങ്ങനെ ഇങ്ങനൊരു നാലാളു കൂടീട്ട് ഞങ്ങളെ വണ്ടി എൻറെ വണ്ടീ തന്നെയാണ് പോയത്

അയിൽ പോയിന്നത് പറയാൻ ന്ത് വെച്ചെയ്‌നാല് അയില് ഏർ ഞങ്ങള് രാവിലെ സുബ്ഹിക്ക് നെയ്ച്ചൂ ഒരു ദിവസം അഥവാ ശെനിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ച അവിടെ നിന്ന് ഞായറാഴ്ച അവിടെ നിന്നിട്ട് ഏർ മൈസൂര് ഏർ ഏകദേശം രാവിലെ പോയിട്ടൊരു ഏഴര ഉച്ചാവാൻ നേരത്തൊക്കെ ഞങ്ങളവിടെ എത്തി മൈസൂരെത്തി

എന്നിട്ടവിട room എടുത്തിട്ട് അങ്ങനെ അവിടെ ഏകദേശം കൊറേ സ്ഥലങ്ങളൊക്കെ കണ്ട്

എന്നിട്ട് ആഹ് ആ room ൽ അന്നത്തെ ദിവസം അവിടത്തന്നെ ഏർ ചെലവഴിച്ച്

അതു കഴിഞ്ഞിട്ട് അവിടുന്ന് പോ ഏർ അവുട നമ്മുടെ കേരള food ന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ hotel ൽ കേറുമ്പോ പക്ഷെ അവിടെ കേറുമ്പോ ഏതൊക്കെ ഒരു food ആയിട്ടാണ് ഞങ്ങക്ക് കിട്ടീട്ടുള്ളത് നമ്മളെവിടെക്കെങ്കിലും യാത്ര പോയാലാണ് നമ്മടെ നാട്ടിത്തെ food ഒക്കെ നമ്മക്ക് നല്ലോ miss എയ്യുവ അല്ലെ തീർച്ചയായിട്ടും അങ്ങൻതന്നെയാണ് നമ്മക്ക് മ്മളെ ആ ഒരു ആ ഒരു ബെറുംചോർ അല്ലെങ്കി ആ ഒരു ബിരിയാണിൻറെ ശ് ഏർ taste ഒന്നുമവടത്തെ ബിരിയാണിക്കും അവിടത്തെ നെയ്‌ച്ചോറൊന്നും കിട്ടില്ല

ആരുടേന്ന് വെച്ച് കൈനാൽ അവരുടെ ഭക്ഷണ രീതി അങ്ങനെയാണ് മലയാളി food ന്നൊക്കെ എഴുതീട്ട് മറ്റേ ബോ ബോ hotel ൻറെ മുമ്പിലെഴുതും പക്ഷെ അത് കണ്ട് വിശ്വസിച്ച് മ്മള് കേറും പക്ഷേ നമ്മക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് സത്യം ആ അപ്പൊ അത് പിന്നങ്ങനെക്കയായിട്ട് food ഒക്കെ അങ്ങനെ നമ്മക്ക് ഇഷ്ടല്ലാത്തൊരു level തന്നെ food ഒക്കെ കിട്ടീക്കണ് ഏതൊക്കെ ഒരു hotel ന്നൊക്കെ അത്യാവശ്യം മേല രാത്രി കഴിച്ചൊരു food മാത്രാണ് കൊഴപ്പില്ലാത്തത് ബാക്കി കിട്ടിയ ഉച്ചക്ക് കഴിച്ചതും അതുപോലെ തന്നെ വൈകീട്ട് കഴിച്ചതൊക്കെ ഒരു ഒരുമാതിരി ഭക്ഷണങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാം നമുക്കത് accept എയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഞമക്ക് നമ്മടെ നാട്ടിത്തെ food കഴിച്ച് ശീലായല്ലോ

അതിന കുറിച്ച് താങ്കൾക്ക് എന്തൊക്കെ അറിയാം അതൊന്ന് പറഞ്ഞെരുവോ ടിപ്പു സുൽത്താൻൻറെ കോട്ടന കുറിച്ചിട്ട് ഞാനിത് വരെ പോയിറ്റൊന്നില്ലട്ടോ okay എന്നാലും അറിയുന്നൊരു കാര്യങ്ങള് പറയൂ school ലിങ്ങനെ പഠിച്ച ഓരോന്നറിയാം ഏറ്റും കൂടുതൽ ഇതുള്ള രാജാവെന്നായിരുന്നു

തീർച്ചയായിട്ടും ആ ഒരു രംഗം നമ്മലെല്ലാരും കണ്ടതാണ്

അദ്ദേഹത്തിൻറെ മരിച്ച് കെടക്കണ സ്ഥലം അതൊക്കെ വളരെ വ്യക്തമായിട്ട് ആട പോയിക്കയിനാൽ കാണാനുള്ളൂ

ആ പിന്നേ നമ്മുടെ ഇന്ത്യ രാജ്യത്തില് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളൊക്കെ cover എയ്തുക്കുണുന്നല്ലാതെ കേരളം മൊത്തം cover എയ്തിട്ടുണ്ട് കേ കാസർഗോഡ് to തിരുവനന്തപുരം വരെ ഏർ ഞാൻ യാത്രെയ്തിട്ടുണ്ട്

ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് അതുപോലെ ഓരോ trip കളായിട്ടൊക്കെ ഇങ്ങന യാത്ര ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആർടെ കൂടെ യാത്രയ്ണതാ ഇഷ്ട്ടം family ആണോ friends ആണോ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്ത് വെച്ച് കൈനാൽ അത് ഓരോരോ ഇപ്പൊ ഓരോരുടെ കൂടെ ഇപ്പൊ ഓരോരുത്തരുടെ കൂടെ പോവുന്നത് ഓരോ ശൈലിയാണ് ഇപ്പൊ friends ൻറെ കൂടെ പോവുന്നത് അതൊരു ആ ഒരു vibe കിട്ടും ഇപ്പൊ family ൻറെ കൂടി പോവുമ്പോ ആ ഒരു vibe കിട്ടും അങ്ങനെയാണ് എനിക്ക് feel എയ്തിട്ടുള്ളത്

താങ്കൾ ഇപ്പൊ friends ൻറെ കൂടെ ഒക്കെയായിട്ട് യാത്ര പോയിട്ടുണ്ടോ ഞാ ഇത് വരെ പോയിട്ടില്ല പ്പോ ഞങ്ങളീ plus two ൽ tour ഒക്കെ ഇണ്ടാർന്നു കൂർഗ് ഒക്കെ പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ല

അല്ലാ കൂർഗ് ചിക്ക് മാഗ്ലൂരൊക്കെയല്ലേ ഓ yes yes yes അവടക്കെന്നെ

തീർച്ചയായിട്ടും നിങ്ങടെ ഭർത്താവിൻറെ കൂടെ നിങ്ങക്ക് പോകാം

ഹാ അപ്പൊ okay അപ്പൊ പിന്നെ അതല്ല നമ്മള് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ് വന്നത് അപ്പോന്നങ്ങനെ ടിപ്പു സുൽത്താൻൻറെ കോട്ട കണ്ടു അങ്ങനെ അവട അന്നത്തെ ദിവസം പിന്നവടൊരു dam ഒക്കിണ്ട് ആ dam ഒക്കെ കണ്ട് പിന്നവിടെ main ആയിട്ട് പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു zoo എന്ന് പറയുന്നൊരു zoo എന്ന് പറയുന്നൊരു zoo അഥവാ നമ്മടെ മൃഗശാല പറയുന്നൊരു സംഭവം അവിടെയാണ് ഇള്ളത്

അപ്പൊ അത് അതൊക്കെ കണ്ട് ഞങ്ങൾ അത്യാവശ്യം കൊഴപ്പില്ലാതെ ഞങ്ങള് ആ ഏർ വിട കൊർച്ച് time ഒക്കെ spend എയ്തു അവിടുത്തേ ഏർ ശൈലീന്ന് പറയുന്നത് അത് വളരെ വ്യക്തമാണ് ഏർ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവാണ്

എന്താണെങ്കിലും അതിനെ കുറിച്ചൊക്കെ പറയാം പിന്നേ അവിടെ ഏർ രാത്രി room ൽ spend യ്ത് പിന്നെ പിറ്റേ ദിവസം ഞങ്ങള് എന്താ വെച്ച നാട്ടിക്ക് പോന്നു നാട്ടിക്ക് പോന്ന നാട്ടിക്കല്ല വായനാട്ടിക്ക് പോന്നു വയനാട്ടില് ഒരു ദിവസം spend എയ്തു അങ്ങനെ നാട്ടിക്ക് പോരുകയാണ് ഇണ്ടായത് last പോയ trip

ഒരു എട്ട് വട്ടാറ്റോ ഞാൻ ഊട്ടീല് പോയിട്ടുണ്ട് പക്ഷെ എന്താച്ച അത് അവിട പോയ അത്രയും വെറുക്കൂല അത് അയ climate ഭയങ്കര interesting ആണ്

മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ ഊട്ടീന്നൊക്കെ പറയുമ്പോ അങ്ങനെ നല്ല cooling ഉം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലാണ് ആ ഞാ ഇത് വരെ പോകാത്തൊരു സ്ഥലാണ് ഊട്ടി ഞാൻ കേരളത്തിന് പൊറത്ത് ഇത് വരെ പോയിട്ടില്ല ഒരു സ്ഥലത്ക്കും പോയിട്ടില്ലാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് പോയ സ്ഥലേതാണ് മലപ്പുറം തൃശ്ശൂര് തൃശ്ശൂര് ഞാൻ കൊറേ പ്രാവശ്യം പോയിണ്ട് തൃശ്ശൂര് ന്ന് പറയുമ്പോ തൃശ്ശൂര് ഏർ ആടെന്താ പ്രത്യേകിച്ച് പോയിട്ടുള്ളെ അവിടെ zoo എന്തേലും കണ്ടിട്ടുണ്ടോ തൃശ്ശൂര്ൽ ഞാൻ ആക പോയിക്കണത് beach ക്കാട്ടോ ഇഷ്ട്ടം പോലെ പ്രാവിശ്യം പോയിട്ടുണ്ട് അപ്പൊ തൃശൂർ ഇത്ര അടുത്താണോ നിങ്ങളെ

നിങ്ങളാരുടെ കൂടെയാണ് പോയിട്ടുള്ളത് family യുടെ കൂടെ തന്നെ ആ okay okay okay അപ്പൊ പിന്നെ നമ്മുടെ ഏർ അവിട beach തന്നെ കാര്യായിട്ട് പോയിട്ടുള്ളത് ല്ലേ

എ beach ൻറെ ഏർ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെരുവോ beach ക്ക് പോയ തന്നെ മ്മക്കൊരു ഒരു സമാധാനാണ് കണ്ടോണ്ടിരിക്കാന് എത്ര കഴിഞ്ഞാലും ഇതിങ്ങനെ അവസാനിക്കണില്ലല്ലോ ന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കും

ഉം പിന്നാ സൂര്യാസ്തമയ സമയത്തൊക്കെ പോയാ അത് കാണാൻ തന്നെ നല്ല രസല്ലേ അതെയതെ അതെ നിങ്ങളടുത്തെന്നാണപ്പോ ഏകദേശം എത്ര kilometer difference ഇണ്ട് ഈ തൃശൂർക്കാ beach ക്കിങ്ങക്ക് അത്യാവശ്യക്കെ ഇണ്ട് ട്ടോ ഒരു അറുവത്രണ്ട് kilometer ഒക്കെ ഇണ്ടാവും

ആ

ആ ഞാനിപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഏർ പെരുന്നാക്ക് ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഊട്ടിക്കെന്നെയാണ് എൻറെ plan ഇള്ളത് ആ അപ്പൊ family ആയിട്ടാണ് family ആയിട്ടെന്നെ wife ഉം കുട്ടി ഞാനുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ

situation അനുസരിച്ച് പോണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്

എന്താണെങ്കിലും നിങ്ങള് യാത്രെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇപ്പടുത്ത് ആഗ്രഹുണ്ട് പക്ഷെ നടക്കാറില്ല

ഇല്ല ഞമ്മളെ ഇതിപ്പോ ഞാനായിട്ടെന്നെ എന്തേലൊക്കെ അതാക്കിയിട്ടും എനിക്കെൻറെ parents ന കൊണ്ടോണന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം okay തീർച്ചയായിട്ടും അത് നല്ലൊരു ആഗ്രഹം തന്നെയാണ്

അവടെ main ആയിട്ട് അവിടെന്ന് വെച്ച ഈ fish കളാണ് എറ്റവും കൂടുതല്

ആ പക്ഷെ അവിട സംസാരം തന്നെ കേക്കാനൊരു variety ആണല്ലോ

അപ്പൊ food ൻറെ കാര്യം എന്താ പറയാ ഞമ്മളെ പോൽത്തന്നെ ചോറൊക്കെ തന്നെ പക്ഷെന്നാലും നല്ല taste ഒക്കെ ഇണ്ടാവുട്ടോ ക്ഷേ അവടത്തെ food ൻറെയിൽ മറ്റെ ഈ pineapple ഇട്ടിരുന്നത് സ്വഭാവം പണ്ടിണ്ടായിരുന്നു ഇപ്പളു ഇണ്ട അത് ബിരിയാണീലല്ലേ അതിണ്ട് ട്ടോ എത്തിയേ പിന്നെ ഞാൻ അവടക്ക് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട് എൻറെ ഓർമ്മ ശെരിയാണെങ്കിൽ ആരത എന്നങ്ങക്ക് അറിയില്ല ഏർ അപ്പോ അവിട പോയപ്പോ അവിടെ ഈ ഒരു pineapple ന്റൊരു ചൊയ എനിക്ക് അത് ആ ഒരു food ഭയങ്കര irritation ആണ് വന്നത് ആ ഹാ എല്ലാർക്കും accept ചെയ്യാൻ കഴിയില്ലല്ലോ താങ്കൾക്കു ഇഷ്ട്ടപ്പെടുന്ന food അല്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആ അതെ

ഞങ്ങൾടെ ഒരു cousin ൻറെ വീട് ഇണ്ടവിടെ അതായത് അമ്മായിടെ അപ്പൊ അവിടക്ക് ഇങ്ങനെ എടക്കെടക്കെ മ്മള് നിക്കാൻ പോവാറുണ്ട് അവരുടെ അടുത്താണ് ഈ beach ണ് പറയണത് അപ്പൊ അത് കാരണം പോണതാണ് ഞങ്ങൾ അവിടക്ക് പോകുമ്പോ എന്തായാലും ഞങ്ങൾ beach പോവാതെ ഇങ്ങട് വരാറില്ല

ആ അതെ അവർക്കൊക്കെ ന്ന് പറഞ്ഞാ ഇതൊക്കെ കണ്ട് കണ്ട് ശീലായത് കാരണം അവരിക്കിത് കാണുമ്പോ ഒരു ഇത് ഇണ്ടാവില്ല പക്ഷെ ഞമ്മക്കൊക്കെ തീർച്ചയായിട്ടും അങ്ങൻതന്നെയാണ് അങ്ങൻതന്നെയാണ് പിന്നേ നമ്മക്ക് പിന്നെ food നമ്മളെ അവടെ യാത്രെയ്യുമ്പോ ഏകദേശം അവിടക്കിപ്പോ എത്ര മണിക്കൂർ യാത്രെയ്യണം ഒരു രണ്ടര മണിക്കൂർ റ്റൊ കൂടുതലുണ്ടാവും ആ

ആ okay okay പിന്നെ ഇപ്പൊ നമ്മള് അപ്പൊ നിങ്ങള് അന്ന് എത്ര മണിക്കാണ് വീട്ടന്നെറങ്ങിയത് ഞങ്ങള് രാവിലൊരു ഒമ്പത് മണിക്കേറ്റോ എറങ്ങീക്കണു എത്തിയപ്പോ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിണ്ടാവും കാരണം ഈ bus ഇടക്കിടക്കെ നിക്കു ഒക്കെ ചെയ്യുവല്ലോ അത് കാരണം അതെ തീർച്ചയായിട്ടും അങ്ങനക്കെ ഇണ്ടല്ലോ അല്ലെ ആ ഞമ്മളെന്നേണ് മ്മടെ വണ്ടീല് പോകുയാണെങ്കിൽ നമ്മക്ക് ഇഷ്ടുള്ളോടത്ത് കൂടാ അങ്ങനെ പോവൊക്കെ ചെയ്യാലോ അപ്പൊ അത് കാരണം നമ്മടെ പോക്കനുസരിച്ച് ഇരിക്കു അപ്പൊ ആ അപ്പൊ ഏകദേശം എത്ര time ആവും അപ്പൊ ഞമ്മള് എവിടേലൊക്കെ food കയ്ക്കാൻ നിർത്തി അങ്ങനൊക്കെ ചെയ്യണെങ്കി എന്ത എന്നാലും ഞമ്മള് രണ്ട് മണിക്കൂർൽ അവിടെ എത്തും

ആ okay എത്ര മണിക്കാ ആട്ന്ന് പോന്നത് ഞങ്ങള് പിറ്റേ ദിവസ പോന്നത്

ആ okay അവിടുത്തെ ഭക്ഷണ ശൈ അന്നത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ ബിരിയാണി ആയിർന്നു ആ okay പിന്നാടെ variety ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞോ ഞങ്ങളവടക്ക് പോയെ ഞങ്ങക്ക് കഴിക്കാനായിട്ട് പൂതി ഞങ്ങൾ പറയാ മീൻകറി ഇണ്ടാക്കി തരുവോന്ന ചോയ്ക്ക്യ തൃശൂർക്കാരുടെ മീൻകറി നല്ല taste ആണ് അതല്ലെ ആ okay okay ഞാനീ fish കൂട്ടാത്തോണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വെല്യ ആയിട്ടുള്ളെ എന്നാലും പറയുന്നെ കേട്ടിട്ടുണ്ട് ഭയങ്കര രുചിയുള്ളൊരു സംഭവാണ് ഈ fish ന്നൊക്കെ പറയുന്നെ ഞാൻ കേട്ടിട്ടുണ്ട്

ആ അതെ നല്ല fresh ആയിട്ട് കിട്ടും okay okay പിന്നേ അയിന്റെ രുചി എന്ന് പറയുന്ന ഭയങ്കര രസുള്ള സംഭവാണ് ലേ ആ ഇങ്ങളൊട്ടു കഴിക്കാറില്ലാ ഇല്ല ഞാൻ fish ഏർ അഞ്ചാം class വരെത്തെ കഴിച്ചിട്ടുള്ളു പിന്നത് ഏർ ഞാൻ കഴിച്ചിട്ടില്ല ആ okay പിന്നേ നിങ്ങക്ക് ഏറ്റും ഇഷ്ടല്ലാത്തൊരു food ഏതാണ് ഇഷ്ട്ടല്ലാതെ നോക്കാണെങ്കി ഈ fish ലെന്നെ ചെല മീൻ അതൊന്നു എനിക്ക് ഇഷ്ടല്ലാട്ടോ അത് ഏകദേശം എങ്ങനത്തെ ആണ് ഈ ചെമ്മീന് അതുപോലെ അങ്ങൻതുള്ളേ ഈ കൂന്തൽ അതുപോലുള്ള മീന്കളൊക്കെ ല്ലേ അതൊന്നു അനക്ക് ഇഷ്ടല്ല അങ്ങനിണ്ടലേ ആ okay okay പിന്നെ യാത്രയില് പ്പോ നിങ്ങള് ഏറ്റവും കൂടുതൽ പോവാനാഗ്രഹിക്കുന്ന സ്ഥലേതാണെന്ന് പറയോ എനിക്ക് ഇന്ത്യയേടെ പൊറത്ത് പോണംന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ലണ്ടൻ പോണംന്നാണ് okay നല്ലൊരു തീരുമാനം തന്നെ അത് ഒരു ambition തന്നെയാണ് എന്തായാലും അത് ആഹ് പോവാൻ കഴിയട്ടെ എന്ന് നമ്മക്ക് ഏർ പ്രാർത്ഥിക്കാം അതെ അതെ ഇങ്ങളെടെക്കെങ്കിലും പോകാൻ ഇങ്ങന ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഞാൻ നാട് വിട്ട് പോകാം എവടക്കും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ആദ്യ ഇണ്ടാർന്നു പിന്നീട് ആ ഒരു ചിന്താഗതി ഞാൻ മാറ്റി

കാരണം നാട്ടില് നിക്കുമ്പോ നമുക്ക് അവിടുത്തെ ആ ഒരു level ജീവിക്കാൻ കഴിയുന്നുന്നുണ്ടെങ്കി പിന്നെ നാട്ടി തന്നെയാണ് ഏറ്റവും സുഖം എന്നാണ് എന്റൊരു കാഴ്ചപ്പാട് അത് വളരെ ശരിയാണ് നമ്മളേറ്റവും കൂടുതല് മ്മളെ നാട്ടില് നിക്കുമ്പോ തന്നേണ് നമ്മക്ക് തീർച്ചയായിട്ടും അങ്ങൻതന്നേണ് എന്തായാലും നമ്മുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് പോകണ്ട എന്നല്ല പോണം അവിടുത്തെ രീതി ശൈലിയൊക്കെ കണ്ട് കൈന നമ്മക്ക് നമ്മുടെ ജീവിതശൈലി ഒന്ന് അല്ലാന്നൊക്കെ തോന്നും നമ്മുടെ ഒരു വീടിൻറെ ഉള്ളില് ഇങ്ങനെ ഒതുങ്ങി കൂടിക്കയ്‌ന നമ്മക്കൊരു ജീവിത ഒരു സുഖം അങ്ങന നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല അതല്ലേ സത്യം ശരിക്കും പറഞ്ഞാ മ്മള് എല്ലാ ഇടത്തെക്കും യാത്ര ചെയ്യാണ് വേണ്ടത് നമ്മക്കെല്ലാടും ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ മ്മക്ക് തീർച്ചയായിട്ടും അങ്ങൻതന്നെ എന്തായാലും നമക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് ഒരു ദിവസം സംസാരിക്കാം okay ട്ടോ

ശരി hello നമസ്ക്കാരം. കേരള സഹസ്രാബ്ദങ്ങൾക്കുമുമ്പുതന്നെ വിദേശവ്യാപാരികളുടെയും സഞ്ചാരികളുടെയും പറുദീസയായിരുന്നു. കാരണം തെക്കുവടക്കായി നീണ്ടുകിടക്കുന്ന കേരളത്തിന്‍റെ പടിഞ്ഞാറെ അതിർത്തി അറബിക്കടലാണ്. പുരാതനകാലം മുതൽക്കുതന്നെ അഥവാ ക്രിസ്തുവിനു മുൻപുതന്നെ പേർഷ്യൻ ഉൾക്കടൽ വഴി സാഹസികരായ റോമൻ, സോമാലിയൻ നാവികർ കേരളതീരം വഴി നങ്കൂരമിട്ടിരുന്നു. സീസർ കാലത്താണ് ആദ്യറോമൻ സംഘം ഇവിടെ എത്തിയത്. എന്നാൽ അറബിക്കടലിന്‍റെ ആഴവും പരപ്പും കാറ്റിന്‍റെ ഗതിയും അറിഞ്ഞിരുന്ന ഈജിപ്തിലെ കച്ചവടസംഘങ്ങൾ റോമാക്കാര്‍ക്ക് മുന്‍പേ ഈ ഹരിതതീരത്ത് കാലുകുത്തിയിരുന്നു. ഈ പ്രവാചകന്‍~ പ്രവാചകൻ മുഹമ്മദിന്‍റെ ആറാം നൂറ്റാണ്ടിലും ഉയർന്നിരുന്നു. സംസ്‌കാരസമ്പന്നമായിരുന്ന അറബികളുടെ സ്വഭാവമഹിമ~ മഹിമയിലും ജീവിതരീതികളിലും ആകൃഷ്ടരായ അന്നത്തെ കേരളീയർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു.

ഇതുപോലെത്തന്നെ ഇസ്ലാമിക പല പ്രദേശങ്ങളിലും പുതുവിശ്വാസികളായ അനഅറബികൾക്ക് മതത്തെ മനസ്സിലാക്കാൻ അറബിലിപിയും പ്രാദേശിക ഭാഷയും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള രൂപംകൊള്ളുകയുണ്ടായി. അറബിമലയാളം, അറബിതമിഴ്, അറബി കന്നഡ, അറബി ബംഗാളി, അറബി കാശ്മീരി അറബി മാ~ മാലി, , അറബി തുർക്കി എന്നിങ്ങനെ നിരവധി ലിപികൾ പോലെ ഇസ്ലാമിന്‍റെ പ്രചാരണഫലമായി ഉണ്ടായിട്ടുണ്ട്. മലയാളം മല കയറിയ വഴി. മലയാളം എന്നതിൽ ആദ്യഘടകമായ മലക്ക് പർവ്വതമെന്നോ കുന്നെന്നോ അർത്ഥമുണ്ട്. ഈ അന്ത്യഘടകമായ ആളം സമുദ്രത്തിന്‍റെ താഴ്ചയെ കാണിക്കുന്ന ആഴം എന്ന ശബ്‌ദത്തിന്‍റെ രൂപാന്തരമായ . മലയാളം എന്ന പദത്തിന് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടക്ക് കിടക്കുന്ന ഭൂമി എന്ന അർത്ഥമാകാം. അതല്ലെങ്കിൽ ആളം എന്നത് അളം. കോവളം, പന്തളം മുതലായ സ്ഥലനാ~ സ്ഥലനാമങ്ങളോട് ചേർന്ന് എന്നതിൽനിന്ന് ഉണ്ടായത്. ഈ സ്ഥലമെന്ന അർത്ഥമുള്ള ശബ്‌ദം ആയി കണക്കാക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ മലയാളത്തിന് മലമ്പ്രദേശമെന്ന് അർത്ഥം വരും. അത് മലനാട്, മലബാർ എന്നിവയുടെ പര്യായമാവുകയും ചെയ്യും. ദ്രാവിഡഗോത്രത്തിൽപെട്ട മലയാളത്തിന് കേരളഭാഷ, മലയാൻപാറ, മലയാളി, മലയായ്മ, മലയാണ്മ, മലയാഴ്മ തുടങ്ങി പലപേരുകളും ഉണ്ടായിരുന്നു. ഷാ എന്നത് പതിനാലാം നൂറ്റാണ്ടിലെ അലങ്കാര ഗ്രന്ഥമായ ലീലാതിലകത്തിലും മലയാൻപഴ മലയാളഭാഷയെന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് ആയിരത്തി ഏഴുനൂറ്റിമൂന്ന് കാലത്ത് ആംസ്റ്റർഡാമിൽ നിന്ന് ഡച്ചുകാർ പ്രസിദ്ധീകരിച്ച ലാറ്റിൻ ഭാഷയിലുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യ~

ജോർജ് മാത്തന്‍റെ അതായിര~ അതായത് ആയിരത്തിഎണ്ണൂറ്റി പത്തൊൻപത് ആയിരത്തിഎണ്ണൂറ്റി എഴുപത് കാലഘട്ടങ്ങളിൽ വ്യാകരണത്തിന്‍റെ പേരുതന്നെ മലയാഴ്മയുടെ വ്യാകരണം എന്നാണ്. മാത്രമല്ല പഴയകാലത്ത് സംസ്‌കൃതകൃതികളുടെ മലയാളവ്യാഖ്യാനങ്ങൾക്ക് തമിഴ് കുത്ത് അഥവാ തമിഴ് പുസ്‌തകമെന്നും പറഞ്ഞിരുന്നു. ഏതായാലും മലയാളഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്‌ത വാദങ്ങളുണ്ട്. തമിഴിന്‍റെ ഒരു ഉപഭാഷയെന്ന നിലയിലുള്ള ഉപ ഭാഷാവാദം പൂർവ ദ്രാവിഡ ഭാഷയിൽനിന്ന് കന്നഡയും തെലുങ്കും വേർപിരിഞ്ഞതിനുശേഷം പൂർവ്വതമിഴ് മലയാളം ഉണ്ടായി എന്ന മറ്റൊരു വാദവും ചെന്തമിഴിൽ സംസ്‌കൃതം കലർന്നാണ് മലയാളം ഉണ്ടായതെന്ന മിശ്രഭാഷാവാദവും കാണുന്നുണ്ട്. മലയാളത്തിന് ഏറ്റവുമധികം അടുപ്പം തമിഴിനോടാണെന്ന് ഇതിലിൽനിന്നും മനസ്സിലാക്കാം. അറബി മലയാളത്തിൽനിന്നും മലയാളത്തിലേക്ക് ഹിജ്‌റയുടെ ആരംഭത്തിൽ AD അറുനൂറ്റി ഇരുപത്തിനാല്

മലയാളം ഉടലെടുക്കന്നതിനു മുൻപുതന്നെ അറബി മൊഴി മലബാറിൽ കുടിയേറിക്കഴിഞ്ഞിരുന്നു. ഇസ്ലാമിക സ്‌പന്ദനം എത്തിയ പ്രദേശങ്ങളിലെല്ലാം മത വ്യവസ്ഥ മനസ്സിലാക്കാൻ പ്രാദേശികഭാഷയും അറബിയും ചേർത്തെഴുതുന്ന സമ്പ്രദായം നിലനിന്നിരുന്നതിനാൽ ഈ കാലത്തു തന്നെ അറബിമലയാളത്തിൽ അനേകം രചനകൾ

വട്ടഴെത്തും കോലെഴുത്തും ആയിരുന്നു അന്ന് മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനലിപികൾ. മലയാളത്തിലെ ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട ഗദ്യമായ വാഴപ്പള്ളി ശാസനത്തിലെ AD എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി അയമ്പത് കാലഘട്ടങ്ങളിലെ ലിപി വട്ടെഴുത്താണ്. അതാകട്ടെ തമിഴിന്‍റെ ലിപിയാണ്. അതിനുശേഷം നാലോ അഞ്ചോ ശതാബ്ദങ്ങൾ കൊണ്ടാണ് എട്ടാം നൂറ്റാണ്ടുമുതൽ പതിമൂന്നാം നൂറ്റാണ്ടുവരെ തമിഴെന്നും മലയാളമെന്നും രണ്ടു പ്രത്യേക ഭാഷകൾ . അറബികളാണ് കേരളത്തിൽ കടലാസ് കൊണ്ടുവരുന്നത്. താളിയോലകളിലും കല്ലുകളിലും എഴുതിയിരുന്ന മലയാള മൊഴി കടലാസിലേക്ക് പകർത്താൻ പഠിപ്പിച്ചതിനോടൊപ്പം അറബികള്‍ തങ്ങളുടെ ലിപിക~